എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾക്ക് നമസ്ക്കാരം
ഇന്ന് രാവിലെ എനിക്ക് ഡൽഹി നിവാസികളായ കുറച്ചു ചെറുപ്പക്കാരോടൊപ്പം ചിലവഴിക്കാനുള്ള അവസരം ഉണ്ടായി
വരുംദിവസങ്ങളിൽ ദേശവാസികളായ എല്ലാ യുവാക്കളും ഒളിംമ്പിക്സ് കളികളുടെ ആവേശോൽസാഹങ്ങളുടെ നിറങ്ങളിൽ മുങ്ങുമെന്ന് ഞാൻ കരുതുന്നു
ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലോകത്തിലെ കളികളുടെ ഏറ്റവും വലിയ മാമാങ്കം തുടങ്ങുന്ന കാര്യം നമുക്കെല്ലാം അറിയാമല്ലോ റിയോ നമ്മുടെ കാതുകളിൽ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കും
ലോകം മുഴുവൻ ഗെയിംസിൽ മുഴുകും
ലോകത്തെ ഓരോ രാഷ്ട്രവും സ്വന്തം കളിക്കാരുടെ പ്രകടനങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കും
നിങ്ങളും അതുപോലെയായിരിക്കുമെന്ന് കരുതുന്നു
ഇപ്രാവശ്യം ഗെയിംസിൽ ഉന്നതമായ പ്രതീക്ഷകളാണ് നാം വച്ചുപുലർത്തുന്നത്
എന്നാൽ റിയോ ഒളിംമ്പിക്സിൽ പങ്കെടുക്കുന്ന ഓരോ കളിക്കാരന്റെയും ഉത്സാഹവും ആവേശവും വർദ്ധിപ്പിക്കുക എന്നുള്ളത് 125 കോടി ഇന്ത്യാക്കാരുടെയും കർത്തവ്യമാണ്
ഇന്ന് ഡൽഹിയിൽ ഭാരതസർക്കാർ റൺ ഫോർ റിയോ റിയോയ്ക്കുവേണ്ടി കൂട്ടഓട്ടം
കളിക്കൂ ജീവിക്കൂ കളിക്കൂ തിളങ്ങൂ എന്നീ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്
വരുംദിവസങ്ങളിൽ നാം ഓരോരുത്തരും എവിടെയാണെങ്കിലും നമ്മുടെ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുവാൻ എന്തെങ്കിലും തീർച്ചയായും ചെയ്യണം
ഒളിംമ്പിക്സ്വരെ എത്തുന്ന ഓരോ കായികതാരവും കഠിനമായ പരിശ്രമങ്ങൾക്കുശേഷമാണ് ഇവിടെ എത്തുന്നത് ഒരുതരത്തിൽ കഠിനതപസ്യകൾക്കു ശേഷംമാത്രമാണ്
ആഹാരത്തിനോട് അമിതതാല്പര്യം ഉള്ളവർക്ക് അതുപോലും ഉപേക്ഷിക്കേണ്ടിവരുന്നു
ശൈത്യകാലത്ത് സുഖനിദ്ര ആഗ്രഹിക്കുന്നവർ പോലും പരിശീലനാർത്ഥം കിടക്ക വിട്ട് മൈതാനങ്ങളിൽ എത്തേണ്ടിവരും
കായികതാരങ്ങൾ മാത്രമല്ല അവരുടെ രക്ഷകർത്താക്കളും തങ്ങളുടെ മക്കളുടെ കായികരംഗത്തെ ഉന്നമനത്തിനായി ആത്മാർത്ഥ പരിശ്രമം ചെയ്യുന്നുണ്ട്
കായികതാരങ്ങൾ ഒറ്റ രാത്രികൊണ്ട് ഉണ്ടാകുന്നില്ല
നിരന്തര തപസ്യകൾക്കുശേഷം മാത്രം ഉണ്ടാകുന്നവരാണ്
ഒളിംമ്പിക്സിൽ ജയപരാജയങ്ങൾ പ്രാധാന്യമുള്ളവയാണെങ്കിലും ഈ മത്സരങ്ങൾവരെ എത്തുക എന്നുള്ളത് ഒരു മഹത്തായ കാര്യംതന്നെയാണ്
അതുകൊണ്ട് നാം ഓരോരുത്തരും റിയോ ഒളിംമ്പിക്സിൽ പങ്കെടുക്കുന്ന ഭാരതീയ കായികതാരങ്ങളെ വിജയാശംസകൾകൊണ്ട് അനുഗ്രഹിക്കേണ്ടതാണ്
നിങ്ങളുടെ ആശംസാ സന്ദേശങ്ങൾ കായികതാരങ്ങൾക്ക് എത്തിച്ചുകൊടുക്കുന്നതിൽ ഞാനും നിങ്ങളെ സഹായിക്കാം
കായികതാരങ്ങൾക്ക് നിങ്ങളുടെ വിജയാശംസകൾ എത്തിച്ചുകൊടുക്കുന്നതിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പോസ്റ്റുമാനാകാനും ഒരുക്കമാണ്
നിങ്ങൾ നരേന്ദ്രമോദി ആപ് എന്ന സൈറ്റിൽ കായികതാരങ്ങൾക്കയക്കുന്ന സന്ദേശങ്ങൾ ഞാൻ തീർച്ചയായും കളിക്കാർക്ക് എത്തിച്ചുകൊടുക്കുന്നതാണ്
ഞാനും 125 കോടി ഭാരതീയരെപ്പോലുള്ള ഒരു ഭാരതീയൻ
ഒരു പൌരൻ എന്ന നിലയിലും നമ്മുടെ കായികതാരങ്ങളുടെ ആവേശവും ഉത്സാഹവും വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടി നിങ്ങളുടെ ഒപ്പം തീർച്ചയായും ഉണ്ടാകും
വരൂ നമുക്കെല്ലാവർക്കും ഒന്നിച്ചുചേർന്ന് നമ്മുടെ എല്ലാ താരങ്ങളുടെയും അന്തസ്സും ആത്മാഭിമാനവും വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കാം
അവരുടെ പരിശ്രമങ്ങളെ പ്രശംസിച്ച് അംഗീകരിക്കാം
റിയോ ഒളിംമ്പിക്സിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന ഈ അവസരത്തിൽ കവിതാരചനയിൽ താല്പര്യമുള്ള പഞ്ചാബ് കേന്ദ്രസർവ്വകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയായ സൂരജ് പ്രകാശ് ഉപാദ്ധ്യായ എനിയ്ക്ക് അയച്ചുതന്നെ ഒരു കവിത നിങ്ങളെ കേൾപ്പിക്കാം
ഇതുപോലുള്ള മറ്റനേകം കവികൾ ഉണ്ടാകും അവരും ഇത്തരം കവിതകൾ എഴുതിയിട്ടുണ്ടാകും ആരെങ്കിലുമൊക്കെ ഇനി എഴുതുകയും ചെയ്യും ചിലർ കവിതകളുടെ സംഗീതാവിഷ്ക്കാരം ചെയ്തിട്ടുണ്ടാകും
ഓരോ ഭാഷയിലും ഇമ്മാതിരി ശ്രമങ്ങൾ നടക്കുന്നുണ്ടാകും
എന്നാൽ ശ്രീമാൻ
സൂരജ് എനിയ്ക്കയച്ചുതന്ന കവിത നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു
വെല്ലുവിളികളുടെ കേളികൊട്ട്
കായികമേളയിൽ വെല്ലുവിളികളുടെ കേളികൊട്ട് തുടങ്ങി
മത്സരങ്ങളുടെ നറുവസന്തം
കളികളുടെ ഈ മാമാങ്കത്തിൽ റിയോ ആമോദത്തിൽ
കളികളുടെ ഈ മാമാങ്കത്തിൽ റിയോ ആമോദത്തിൽ
ഭാരതത്തിന്റെ തുടക്കം ഭാരതത്തിന്റെ തുടക്കം
സ്വർണ്ണം വെള്ളി വെങ്കല വർഷത്തോടെ ഭാരതത്തിന്റെ തുടക്കം
സ്വർണ്ണം വെള്ളി വെങ്കല വർഷത്തോടെ ഇനി നമ്മുടെ ഊഴം
നമ്മുടെ ഒരുക്കം അങ്ങിനെയാകട്ടെ സ്വർണ്ണത്തിലാകട്ടെ നിങ്ങളുടെ ലക്ഷ്യം
സ്വർണ്ണത്തിലാകട്ടെ നിങ്ങളുടെ ലക്ഷ്യം
നഷ്ടങ്ങളിൽ നിരാശയില്ലാത്തവർ നഷ്ടങ്ങളിൽ നിരാശയില്ലാത്തവർ
കോടാനുകോടി മനസ്സുകളുടെ അന്തസ്സും സ്വന്തം കളികളുടെ പ്രാണനും
പ്രശസ്തി ഈ വിധം കൈവരിക്കൂ
റിയോയിൽ കൊടി പാറിക്കൂ റിയോയിൽ കൊടി പാറിക്കൂ
ശ്രീമാൻ സൂരജ്
താങ്കളുടെ ആശയങ്ങൾ ഞാൻ നമ്മുടെ എല്ലാ കായികതാരങ്ങൾക്കുമായുള്ള സമർപ്പണമായി അർപ്പിക്കുന്നു
എന്റെ സ്വന്തം നിലയിലും 125 കോടി ഭാരതീയർക്കുവേണ്ടിയും റിയോയിൽ ഭാരത പതാക പാറിപ്പറക്കുന്നതു കാണാനായി ഹൃദയം നിറഞ്ഞ ആശംസകൾ
ശ്രീമാൻ അംഗിത് കർക്കെ എന്ന ചെറുപ്പക്കാരൻ മുൻരാഷ്ട്രപതി അബ്ദുൽകലാമിന്റെ ചരമവാർഷികദിനം എന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി
കഴിഞ്ഞയാഴ്ചയിൽ അബ്ദുൽകലാമിന്റെ ചരമവാർഷികവേളയിൽ ഭാരതവും ലോകരാഷ്ട്രങ്ങളും പരേതനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയുണ്ടായി
എന്നാൽ അബ്ദുൽകലാമിന്റെ പേര് ഉച്ചരിക്കുമ്പോഴൊക്കെയും സയൻസ് ടെക്നോളജി മിസൈൽ സമർത്ഥമായ ഒരു ഭാവിഭാരതത്തിന്റെ ചിത്രമാണ് നമ്മുടെ കൺമുന്നിൽ തെളിയുന്നത്
അതുകൊണ്ടുതന്നെയായിരിക്കണം അബ്ദുൽകലാമിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്ക്കരിക്കുവാൻ താങ്കളുടെ സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് എഴുതി ചോദിക്കുവാൻ ശ്രീ അംഗിതിനെ പ്രേരിപ്പിച്ചിട്ടുള്ളതും
അദ്ദേഹത്തിന്റെ ചോദ്യം ശരിതന്നെയാണ്
വരും നൂറ്റാണ്ട് സാങ്കേതികവിദ്യയാൽ നയിക്കപ്പെടുന്നതായിരിക്കും
ടെക്നോളജി എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയും പുതിയ പ്രകാശം പരത്തുകയും ചെയ്യും
ടെക്നോളജിയെ ആർക്കും പിടിച്ചുവെയ്ക്കാനും ആകില്ല
ആരെങ്കിലും അതിനെ പിടിച്ചുവെയ്ക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ അത് ദൂരെ എവിടെയെങ്കിലും പുതിയ വേഷവിധാനങ്ങളിൽ പ്രത്യക്ഷമാകും
ടെക്നോളജിയെ ഒപ്പം കൂട്ടണമെങ്കിൽ നാം അതിനേക്കാൾ മുന്നിലെത്താൻ ഒരുക്കമായിരിക്കണം
അതുകൊണ്ട് നമുക്കും ഗവേഷണങ്ങളും നവീകരണങ്ങളും സാങ്കേതികവിദ്യയുടെ പ്രാണതത്വങ്ങളായി സ്വീകരിക്കാം
ഗവേഷണങ്ങളും നവീകരണങ്ങളും യഥാസമയം നടക്കാതിരുന്നാൽ സാങ്കേതികവിദ്യയുടെ കാര്യവും കെട്ടിക്കിടക്കുന്ന മലിനജലം ദുർഗ്ഗന്ധം ഉണ്ടാക്കുന്നതുപോലെയാകും
അത് നമുക്കൊരു ഭാരമായി തീരും
ഗവേഷണനവീകരണ പ്രക്രിയകളിൽ താല്പര്യമില്ലാതെ കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയിൽമാത്രം വിശ്വസിച്ച് ആശ്രയിച്ചുകഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തുനിന്നും നാം സ്വാഭാവികമായി പുറന്തള്ളപ്പെടും
പുതുതലമുറയ്ക്ക് സയൻസിനോടും സാങ്കേതികവിദ്യയോടുമുള്ള താല്പര്യവും വിശ്വാസവും നഷ്ടപ്പെടുകയും ചെയ്യും
അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇമ്മാതിരി വിപരീതഫലങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്
അതുകൊണ്ടുതന്നെ ഞാൻ പറയട്ടെ നവീകരണം നമ്മുടെ ലക്ഷ്യമാകട്ടെ
എന്റെ എയിം ന് വിശേഷമായ ഒരർത്ഥംകൂടിയുണ്ട് അടൽ ഇന്നോവേഷൻ മിഷൻ
നീതി ആയോഗ് ഈ നിർദ്ദേശത്തിന് അംഗീകാരവും പിന്തുണയും നൽകിയിട്ടുണ്ട്
ഇപ്പറഞ്ഞ എയിം ലൂടെ രാജ്യത്താകമാനം ഒരു പാരിസ്ഥിതിക വ്യവസ്ഥ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആശയവും അടങ്ങിയിരിക്കുന്നു
നവീകരണം ഇന്നോവേഷൻ പരീക്ഷണ നിരീക്ഷണം എക്സ്പെരിമെന്റ് സംരംഭകത്വം എൻടർപ്രണ്യൂർഷിപ്പ് തുടങ്ങിയവയുടെ ഒരു നിരതന്നെ ഉണ്ടായാൽ തൊഴിൽ ലഭ്യതയുടെ സാധ്യതയും വർദ്ധിക്കുന്നതാണ്
നവീകരണപ്രക്രിയയുടെ രണ്ടാം തലമുറ നെക്സ്റ്റ് ജനറേഷൻ ഇന്നോവേഷൻ നാം ഒരുക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ അതിനോടൊപ്പം ചേരും
അതുകൊണ്ട് മാത്രമാണ് ഭാരതസർക്കാർ അടൽ ടിങ്കറിങ് ലാബ്സ് ന്റെ പ്രാരംഭം കുറിച്ചത്
ഈ പരിപാടിയുടെ ഭാഗമാകുന്ന വിദ്യാലയങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ സഹായവും അടുത്ത 5 വർഷത്തേയ്ക്കുള്ള നടത്തിപ്പ് ചെലവിലേയ്ക്ക് മറ്റൊരു 10 ലക്ഷം രൂപയും ലഭ്യമാക്കും
അതുപോലെതന്നെ ഇന്നോവേഷനോടൊപ്പം നേരിട്ടു ബന്ധമുള്ളതാണ് ഇങ്കുബേഷൻ സെന്റർ
സ്വയം പര്യാപ്തമായ ഇങ്കുബേഷൻ സെന്ററുകൾ ആവശ്യമുള്ളത്ര നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇന്നോവേഷനുവേണ്ടി സ്റ്റാർട്ട്അപ്പിനുവേണ്ടി പരീക്ഷണങ്ങൾ നടത്താൻവേണ്ടി ഇതിനെ ഒരു വ്യവസ്ഥാപിത രീതിയിൽ എത്തിക്കുന്നതിനുവേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും
പുതിയ ഇങ്കുബേഷൻ സെന്ററുകളുടെ നിർമ്മാണവും പഴയവയുടെ നവീകരണവും അത്യാവശ്യമാണ്
അടൽ ഇങ്കുബേഷൻ സെന്ററുകൾക്ക് 10 ലക്ഷം രൂപ വീതമുള്ള വലിയ സംഖ്യ നൽകുന്നതിനെക്കുറിച്ചും സർക്കാരിന് ആലോചനയുണ്ട്
അതുപോലെതന്നെ ഭാരതം ഗൌരവമുള്ള മറ്റു പല പ്രശ്നങ്ങളേയും അഭിമുഖീകരിക്കുന്നുണ്ട്
നിത്യജീവിതത്തിലും നമുക്ക് പല പ്രശ്നങ്ങളേയും നേരിടേണ്ടതായിട്ടുണ്ട്
അതിനായി ടെക്നോളജിക്കൽ സൊല്യൂഷന്റെ സഹായം ആവശ്യമായിത്തീരും
ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന അടൽ ഗ്രാന്റ് ചാലഞ്ചസ് സംരംഭം വഴി ഭാരതത്തിലെ യുവാക്കൾക്കു നൽകുന്ന സന്ദേശം പ്രശ്നപരിഹാരമാർഗ്ഗങ്ങൾ ആരായുമ്പോൾ സാങ്കേതികവിദ്യയുടെയും ഗവേഷണനവീകരണ പ്രക്രിയകളുടെയും സഹായം തേടുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്
നമ്മുടെ ഗംഭീര സമസ്യകൾക്ക് സമാധാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതികവിദ്യകൾക്ക് പ്രോത്സാഹനാർത്ഥം പുരസ്ക്കാരങ്ങൾ ഏർപ്പെടുത്താൻ ഭാരതസർക്കാർ ആലോചിക്കുന്നുണ്ട്
എനിക്ക് ഏറ്റവും സന്തോഷപ്രദമായ കാര്യം പുതിയ സംരംഭങ്ങളിൽ ജനം പ്രകടിപ്പിക്കുന്ന താല്പര്യമാണ്
ടിങ്കറിങ് Labനെ കുറിച്ച് പറഞ്ഞപ്പോൾ പതിമൂവായിരത്തോളം സ്കൂളുകൾ അപേക്ഷകളുമായി എത്തി
ഇൻക്യൂബേഷൻ സെന്ത്രെ ന്റെ കാര്യത്തിലും അക്കാഡെമിക് നൊണാക്കാഡെമിക് വിഭാഗങ്ങളിലായി നാലായിരത്തിലധികം സ്ഥാപനങ്ങൾ അപേക്ഷകരായി എത്തിയിരുന്നു
ഇതുതന്നെയാണ് അബ്ദുൽകലാമിനു നൽകാവുന്ന ഏറ്റവും മഹത്തായ ആദരാഞ്ജലി ഗവേഷണം നവീകരണം നിത്യജീവിതത്തിലെ പ്രശ്നപരിഹാരങ്ങൾക്കായി സാങ്കേതികവിദ്യ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സരളമാർഗ്ഗങ്ങൾ സ്വീകരിയ്ക്കൽ തുടങ്ങിയ മേഖലകളിൽ നമ്മുടെ യുവതലമുറയുടെ പ്രയത്നഫലമായുണ്ടാകുന്ന നേട്ടങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഭാരതത്തിന് അത്യന്തം മഹത്വപൂർണ്ണവും അതോടൊപ്പം കലാംജിയ്ക്ക് നൽകാവുന്ന മഹത്തായ ചരമവാർഷിക ആദരവും
പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരേ കുറച്ചു നാളുകൾക്ക് മുമ്പ് നാം ക്ഷാമത്തിന്റെ പിടിയിലും പേടിയിലുമായിരുന്നു
എന്നാൽ ഇന്നോ വർഷകാലത്തിന്റെ ആഹ്ലാദത്തിലും
ഇതിനിടയിൽ വെള്ളപ്പൊക്കത്തിന്റെ വാർത്തകളും എത്തുന്നുണ്ട്
സംസ്ഥാനസർക്കാരുകളും കേന്ദ്രസർക്കാരും തോളോടുതോൾചേർന്ന് വെള്ളപ്പൊക്കബാധയിൽപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും ചെയ്തുവരുന്നുണ്ട്
മഴമൂലം വളരെയധികം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിയെങ്കിലും ഓരോ മനസ്സും ഓരോ മനുഷ്യനും പുളകം കൊള്ളുകയാണ്
കാരണം നമ്മുടെ എല്ലാ സാമ്പത്തിക വികസന പ്രക്രിയകളുടെയും കേന്ദ്രസ്ഥാനത്ത് വെള്ളവും കൃഷിയുമാണുള്ളത്
ചിലപ്പോൾ രാജ്യത്ത് പടർന്നുപിടിക്കുന്ന രോഗങ്ങൾ നമുക്ക് പശ്ചാത്തപിക്കാൻ കാരണമാകുന്നുണ്ട്
എന്നാൽ നമുക്ക് ജാഗ്രത പാലിക്കാനായാൽ പ്രയത്നിക്കാൻ ഒരുക്കമായാൽ ഈ രോഗങ്ങളിൽനിന്നും മുക്തി നേടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ വളരെ സരളമാണ്
ഡെങ്കിപ്പനിതന്നെയെടുക്കാം ഡെങ്കിയിൽനിന്ന് രക്ഷപ്പെടാവുന്നതേയുള്ളൂ
ശുചിത്വത്തിലേക്കുള്ള ശ്രദ്ധ ആവശ്യത്തിനുള്ള ജാഗരൂകത പ്രതിരോധമാർഗ്ഗങ്ങൾ സ്വീകരിക്കൽ കുഞ്ഞുങ്ങളുടെ പ്രത്യേകമായ ശ്രദ്ധ ദരിദ്രവിഭാഗങ്ങളുടെ വാസസ്ഥലങ്ങളിൽ മാത്രമേ ഇമ്മാതിരി രോഗങ്ങൾ ഉണ്ടാകു എന്ന വിചാരത്തിൽ നിന്നുള്ള വിടുതൽ തുടങ്ങിയ കാര്യങ്ങളിലുള്ള അതീവ ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാകണം
എന്നാൽ ഡെങ്കിയുടെ കാര്യത്തിൽ അങ്ങിനെയല്ല
ഡെങ്കി സുഖസമൃദ്ധമായ പ്രദേശങ്ങളിലാണ് ആദ്യം വരുന്നത്
അതുകൊണ്ട് ഇക്കാര്യം നാം പ്രാഥമികമായി മനസ്സിലാക്കേണ്ടതാണ്
താങ്കൾ ടി
യിൽ പരസ്യം കണ്ടിരിക്കും
എന്നാൽ അതിൽ ജാഗരൂകരായി നടപടിയെടുക്കുന്നതിൽ നമ്മൾ എപ്പോഴും പുറകോട്ടാണെന്നാണ് കാണുന്നത്
സർക്കാരും ഡോക്ടർമാരും അവരവരുടെ ജോലി ചെയ്യും
എന്നാൽ നമ്മുടെ വീട്ടിലും നമ്മുടെ പ്രദേശങ്ങളിലും കുടുംബങ്ങളിലും ഡെങ്ക്യു പ്രവേശിക്കാതിരിക്കാനും വെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗവും വരാതിരിക്കാനും നാം ജാഗരൂകരായിരിക്കണം
ഇതാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്
എന്റെ സ്നേഹം നിറഞ്ഞ ദേശവാസികളേ മറ്റൊരു ബുദ്ധിമുട്ടിലേയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ജീവിതം തിരക്കേറിയതും സ്വാർത്ഥത നിറഞ്ഞതും സംഘർഷം നിറഞ്ഞതുമായി മാറിയിരിക്കുന്നു
അതിനാൽ പലപ്പോഴും നമുക്ക് സ്വയം അവനവനുവേണ്ടി ചിന്തിക്കാനുള്ള സമയം കിട്ടാറില്ല
രോഗം വന്നാൽ പെട്ടെന്ന് ഭേദമാകണമെന്ന് മനസ്സ് ആഗ്രഹിക്കും
അതുകൊണ്ട് എന്തെങ്കിലും ആന്റിബയോട്ടിക് കഴിക്കുന്നു
അതുകൊണ്ട് തൽക്കാലത്തേക്ക് ശരീരം രോഗമുക്തമാകുന്നു
എന്നാൽ എന്റെ നാട്ടുകാരേ ഇങ്ങനെ അനാവശ്യമായി എപ്പോഴും ആന്റിബയോട്ടിക്സ് എടുക്കുന്നത് വലിയ ഗൌരവമേറിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്
നിങ്ങൾക്ക് കുറുച്ചുനേരത്തേയ്ക്ക് മോചനം കിട്ടുമായിരിക്കും
എന്നാൽ ഡോക്ടർമാരുടെ ഉപദേശം സ്വീകരിക്കാതെ ഇങ്ങനെ ആന്റിബയോട്ടിക് എടുക്കുന്ന രീതി നിങ്ങൾ അവസാനിപ്പിക്കണം
ഡോക്ടർ എഴുതിത്തരാത്തിടത്തോളം നാം ആന്റിബയോട്ടിക് കഴിക്കരുത്
നമ്മൾ ഇങ്ങനെയുള്ള കുറുക്കുവഴികളിലൂടെ സഞ്ചരിക്കരുത്
അതിൽനിന്നും പുതിയ ബുദ്ധിമുട്ടുകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു
യാതൊരു നിയന്ത്രണവുമില്ലാതെ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നതുകാരണം രോഗിയ്ക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിലും ഈ ജീവാണുക്കൾ ഈ മരുന്നുകളെ പ്രതിരോധിയ്ക്കുവാനുള്ള കഴിവു നേടുന്നു
അതുമാത്രമല്ല പിന്നെ നമ്മുടെ മരുന്നുകൾ ഈ ജീവാണുക്കളുടെമേൽ ഫലിക്കാതെ വരുന്നു
പിന്നെ ഈ യുദ്ധം മുന്നോട്ടുപോകുക പുതിയ മരുന്നുകൾ ഉണ്ടാക്കുക ശാസ്ത്രഗവേഷണങ്ങൾ നടത്തുക തുടങ്ങിയവയ്ക്കായി വർഷങ്ങൾ കടന്നുപോകും
അതുവരെ ഈ അസുഖങ്ങൾ പുതിയ പുതിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും
അതുകൊണ്ട് ഇക്കാര്യത്തിൽ നാം എപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടത് ആവശ്യമാണ്
സഹോദരാ ഈ ആന്റിബയോട്ടിക് എടുക്കൂ
15 ഗുളികകൾ കഴിക്കൂ
അത് 5 ദിവസംകൊണ്ട് കഴിക്കൂ എന്ന് ഡോക്ടർ നിങ്ങളോട് പറയും
ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്രയുംദിവസം ഗുളികകൾ കഴിച്ച് കോഴ്സ് പൂർത്തിയാക്കണം
പകുതിവെച്ച് ഉപേക്ഷിക്കരുത്
അങ്ങനെവന്നാൽ അത് രോഗാണുവിന് ഗുണം ചെയ്യും
ആവശ്യത്തിൽകൂടുതൽ മരുന്ന് കഴിച്ചാലും അത് രോഗാണുവിന് ഗുണകരമാകും
അതുകൊണ്ട് എത്രദിവസത്തേക്ക് എത്ര ഗുളികകളുടെ കോഴ്സാണോ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അത് അതേപടി പാലിക്കേണ്ടത് ഒരു വലിയ കാര്യംതന്നെയാണ്
ആരോഗ്യം തിരികെകിട്ടി അതുകൊണ്ട് ഇനി മരുന്ന് ആവശ്യമില്ല എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ അതും രോഗാണുവിന് ഗുണകരമാകും രോഗാണുക്കൾ ശക്തിയാർജ്ജിക്കും
യും മലേറിയയും പരത്തുന്ന രോഗാണുക്കൾ വളരെയേറെ ശക്തിയാർജ്ജിച്ചാൽ പിന്നെ മരുന്നുകൾക്ക് അവയെ ഒന്നും ചെയ്യാൻ കഴിയാതെ വരും
മെഡിക്കൽ ഭാഷയിൽ ഇതിനെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയും
അതുകൊണ്ട് ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗംപോലെതന്നെ അവ ഉപയോഗിക്കേണ്ട നിയമങ്ങൾ പാലിക്കേണ്ടതും അത്യാവശ്യമാണ്
നമ്മുടെ സർക്കാർ ആന്റിബയോട്ടിക് റസിസ്റ്റൻസിനെ പ്രതിരോധിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്
ഇന്ന് വിൽക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകളുടെ വിവരങ്ങൾ നൽകിയിരിക്കുന്ന ഭാഗത്ത് അതിന് തൊട്ടുമുകളിലായി ഒരു ചുവന്ന വര നിങ്ങൾ കണ്ടിരിക്കാം
അത് നിങ്ങളെ ബോധവാൻമാരാക്കുന്നതിനാണ്
നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അപേക്ഷ
ആരോഗ്യത്തിന്റെ വിഷയത്തിൽ മറ്റൊരു കാര്യംകൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
നമ്മുടെ രാജ്യത്തെ ഗർഭിണികളുടെ ജീവനെക്കുറിച്ച് ഞാൻ ആശങ്കാകുലനാണ്
ഇവിടെ ഓരോ വർഷവും ഏകദേശം 3 കോടി സ്ത്രീകൾ ഗർഭം ധരിക്കുന്നു
എന്നാൽ ചില സ്ത്രീകൾ പ്രസവസമയത്ത് മരിക്കുന്നു
ചിലപ്പോൾ അമ്മ മരിക്കുന്നു
മറ്റു ചിലപ്പോൾ കുഞ്ഞു മരിക്കുന്നു
ചില സന്ദർഭങ്ങളിൽ അമ്മയും കുഞ്ഞും മരിക്കുന്നു
കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പ്രസവസമയത്തുള്ള അമ്മയുടെ മരണനിരക്കിൽ കുറവു വന്നിട്ടുള്ളകാര്യം ശരിയാണ്
എന്നാൽ ഇപ്പോഴും വലിയ ഒരളവിൽ ഗർഭിണിമാരായ അമ്മമാരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല
ഗർഭാവസ്ഥയിലും അതിനുശേഷവുമുള്ള രക്തക്കുറവ് പ്രസവസംബന്ധമായ രോഗസംക്രമണം ഉയർന്ന രക്തസമ്മർദ്ദം എന്നുവേണ്ട എപ്പോഴാണ് ഏത് തരത്തിലുള്ള പ്രയാസങ്ങളാണ് അവരുടെ ജീവൻ നശിപ്പിക്കുന്നതെന്ന് പറയാൻവയ്യ
ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഭാരതസർക്കാർ കഴിഞ്ഞ കുറച്ചുമാസങ്ങളായി ഒരു പുതിയ യജ്ഞം അതായത് പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വയജ്ഞം നടപ്പാക്കിവരുന്നത്
ഈ യജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ മാസവും ഒമ്പതാം തീയതി ഗർഭിണികളായ എല്ലാ സ്ത്രീകൾക്കും സർക്കാർ ആരോഗ്യകേന്ദ്രങ്ങളിൽ സൌജന്യപരിശോധന ലഭ്യമാണ്
ഒരു പൈസപോലും ചെലവില്ലാതെ സർക്കാർ ആശുപത്രികളിൽ ഓരോ ഒമ്പതാം തീയതിയും ഈ പരിശോധന നടക്കും
ഓരോ ഗർഭവതിയായ സ്ത്രീയും ഒമ്പതാം തീയതി ഈ സേവനം പ്രയോജനപ്പെടുത്തണം എന്നാണ് ഓരോ ദരിദ്രകുടുംബങ്ങളോടും എനിക്ക് പറയാനുള്ളത്
ഇത് കാരണം ഒമ്പതാം മാസമാകുമ്പോഴേയ്ക്കും എന്തെങ്കിലും പ്രയാസമുണ്ടാകുമെങ്കിൽ അതിനുള്ള പ്രതിവിധി നേരത്തേ ചെയ്യാൻ കഴിയും
അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കണം
മാസത്തിൽ ഒരു ദിവസം അതായത് ഒമ്പതാം തീയതി ദരിദ്രരായ അമ്മമാർക്കുവേണ്ടി സൌജന്യമായി ഈ ഒരു സേവനം നൽകാൻ കഴിയില്ലേയെന്നാണ് എനിക്ക് മുഖ്യമായും ഗൈനക്കോളജിസ്റ്റുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്
എന്താ ഡോക്ടർമാരായ എന്റെ സഹോദരീസഹോദരന്മാർക്ക് വർഷത്തിൽ 12 ദിവസം ദരിദ്രർക്കുവേണ്ടി നീക്കിവെയ്ക്കാൻ കഴിയില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ധാരാളംപേർ കത്തുകൾ എഴുതി
ആയിരക്കണക്കിന് ഡോക്ടർമാർ ഞാൻ പറഞ്ഞകാര്യം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടുവന്നിട്ടുണ്ട്
എന്നാൽ നമ്മുടെ ഭാരതം വളരെ വിശാലമാണ് ലക്ഷക്കണക്കിന് ഡോക്ടർമാർ ഈ യജ്ഞത്തിനുവേണ്ടി കൈകോർക്കണം
നിങ്ങൾ തീർച്ചയായും ഇതിന്റെ ഭാഗമാകുമെന്ന് എനിയ്ക്ക് വിശ്വാസമുണ്ട്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇന്ന് ലോകം മുഴുവൻ കാലാവസ്ഥാവ്യതിയാനം ആഗോളതാപനം അന്തരീക്ഷം എന്നിവയെപ്പറ്റി വ്യാകുലപ്പെടുന്നു
രാജ്യത്തും ലോകത്തും ഇതിനെക്കുറിച്ച് സമൂഹചർച്ചകൾ നടക്കുന്നു
ഭാരതം നൂറ്റാണ്ടുകളായി ഇക്കാര്യത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു
കുരുക്ഷേത്ര യുദ്ധ മൈതാനത്ത് കൃഷ്ണഭഗവാൻ വൃക്ഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു
യുദ്ധമൈതാനത്ത് വൃക്ഷത്തെപ്പറ്റി വ്യാകുലപ്പെടുക ഇതിൽനിന്ന് നമുക്ക് അതിന്റെ മഹത്വത്തെക്കുറിച്ച് ഊഹിക്കാവുന്നതേയുള്ളൂ
അശ്വത്ഥസർവ്വവൃക്ഷാണാം അതായത് എല്ലാ വൃക്ഷങ്ങളിലും ഞാൻ അരയാലാണ് എന്ന് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്
നാസ്തിമൂലം അനൌഷധം അതായത് ഔഷധഗുണമില്ലാത്ത ഒരു സസ്യജാലവും ഇല്ലായെന്ന് ശുക്രാചാര്യനീതിയിലും പറഞ്ഞിരിക്കുന്നു
വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നവന് ആ വൃക്ഷം സന്താനംപോലെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല
വൃക്ഷം ദാനം നൽകുന്നവന് ആ വൃക്ഷം സ്വന്തം സന്താനങ്ങളെപ്പോലെ പരലോകത്തും ത്രാണനം ചെയ്യുവാനും ഉതകുന്നു
എന്താണ് വൃക്ഷത്തെക്കുറിച്ച് വിസ്തരിച്ച് ചർച്ച ചെയ്തുകൊണ്ട് മഹാഭാരതത്തിന്റെ അനുശാസനപർവ്വഅച്ചടക്ക പർവ്വംത്തിൽ പറഞ്ഞിരിക്കുന്നത്
അതുകൊണ്ട് സ്വന്തം നന്മ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ നല്ല വൃക്ഷങ്ങൾ നട്ടുവളർത്തണം
അവയെ സന്താനങ്ങളെപ്പോലെ സംരക്ഷിക്കുകയും വേണം
ഗീതയോ ശുക്രാചാര്യനീതിയോ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ അനുശാസനാ പർവ്വമോ എന്തുമാകട്ടെ എന്നാൽ ഈ ആദർശങ്ങളിൽ സ്വയം ജീവിച്ചുകാണിക്കുന്ന ചിലരെങ്കിലും ഇന്നത്തെ തലമുറയിലും ഉണ്ട്
കുറച്ചു ദിവസംമുമ്പ് ഞാൻ പൂനയിലെ ഒരു മകൾ സോനൽ ഒരുദാഹരണം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി
അത് എന്റെ മനസ്സിനെ സ്പർശിച്ചു
വൃക്ഷം പരലോകത്തും സന്താനങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുവെന്ന് മഹാഭാരതത്തിലെ അനുശാസനാപർവ്വം പറയുന്നു
സോനൽ തന്റെ മാതാപിതാക്കളുടെ മാത്രമല്ല സമൂഹത്തിന്റെതന്നെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാനുള്ള ശ്രമകരമായ ദൌത്യം ഏറ്റെടുത്തിരിക്കുകയാണ്
മഹാരാഷ്ട്രയിലെ പൂനയിലെ കെജൂനർ താലൂക്കിലെ നാരായൺപുർ എന്ന ഗ്രാമത്തിലെ കിസാൻ ഘംഡു മാരുതി മഹാത്രെ തന്റെ പൌത്രി സോനലിന്റെ വിവാഹം വളരെ പ്രചോദനം നൽകുന്ന രീതിയിൽ നടത്തി
മഹാത്രെജി എന്തു ചെയ്തെന്ന് അറിയേണ്ടേ നിങ്ങൾക്ക് സോനലിന്റെ വിവാഹത്തിൽവന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അതിഥികൾക്കും എല്ലാംതന്നെ കേസരിമാവിന്റെ തൈ സമ്മാനമായി നൽകി
ഞാൻ സാമൂഹ്യമാധ്യമത്തിൽ അതിന്റെ ചിത്രം കണ്ടു
വിവാഹത്തിൽ വരന്റെ ഘോഷയാത്രയിലെ ആൾക്കാരെ കണ്ടില്ല
പകരം ചെടികൾമാത്രമാണ് ദൃശ്യമായത് എന്നത് എന്നിൽ അമ്പരപ്പുളവാക്കി
മനസ്സിനെ സ്പർശിക്കുന്ന ഈ ദൃശ്യമാണ് ആ ചിത്രത്തിലുണ്ടായിരുന്നത്
സോനൽ ഒരു അഗ്രികൾച്ചർ ബിരുദധാരിണിയാണ്
ഈ ആശയം അവളുടേതുതന്നെയാണ്
വിവാഹത്തിന് വന്നവർക്ക് മാവിൻതൈകൾ സമ്മാനിക്കുന്നതിലൂടെ എത്ര മഹത്തരമായ രീതിയിലാണ് പ്രകൃതിസ്നേഹം പ്രകടിപ്പിച്ചത് എന്ന് നിങ്ങൾ നോക്കുവിൻ
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സോനലിന്റെ വിവാഹം പ്രകൃതിസ്നേഹത്തിന്റെ അനശ്വരഗാഥയായി മാറി
ഞാൻ ഈ നൂതന പ്രയത്നത്തിന് സോനലിനും ശ്രീമാൻ മഹാത്രേജിക്കും ശുഭാശംസകൾ നേരുന്നു
ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ധാരാളംപേർ നടത്തുന്നുണ്ട്
ഞാൻ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോളുള്ള ഒരു സംഭവം ഓർമ്മവരുന്നു
ഭാദ്രമാസത്തിൽ അംബാജിയുടെ ക്ഷേത്രത്തിൽ ധാരാളം കാൽനടയാത്രക്കാർ വരാറുണ്ട്
ക്ഷേത്രത്തിൽ വരുന്നവർക്കെല്ലാം പ്രസാദമായി ഒരു ചെടി നൽകാമെന്നും എന്നിട്ട് നോക്കൂ ഇത് അമ്മയുടെ പ്രസാദമാണ്
ഈ ചെടിയെ സ്വന്തം ഗ്രാമത്തിലും വീട്ടിലും നട്ടുവളർത്തി വലുതാക്കിയാൽ അമ്മ നിങ്ങളെ ആശീർവദിക്കും
അതുകൊണ്ട് ഇതിനെ കാര്യമായി ശ്രദ്ധിക്കണം
എന്ന് പറയാനും അവിടുത്തെ ഒരു സാമൂഹ്യസേവനസംഘടന ഒരു പ്രാവശ്യം തീരുമാനിച്ചു
ലക്ഷക്കണക്കിന് കാൽനടയാത്രക്കാർ വരുന്ന ക്ഷേത്രമാണ്
ആ വർഷം ലക്ഷക്കണക്കിന് ചെടികൾ നൽകി
അതുപോലെ ഈ മഴക്കാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രസാദത്തിനുപകരമായി ചെടികൾ നൽകുവാനുള്ള പാരമ്പര്യത്തിന് തുടക്കംകുറിക്കാവുന്നതാണ്
ഇത് വൃക്ഷം നടീലിന്റെ ഒരു സ്വാഭാവിക ജനമുന്നേറ്റമാക്കി മാറ്റാൻ കഴിയും
ഞാൻ എന്റെ കൃഷിക്കാരായ സഹോദന്മാരോട് വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ വയലുകളുടെ അരികത്ത് വരമ്പുണ്ടാക്കി ഭൂമി എന്തിനാണ് ഇല്ലാതാക്കുന്നത് ആ സ്ഥലത്ത് എന്തുകൊണ്ട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൂടാ ഇന്ന് ഭാരതത്തിന് വീടുണ്ടാക്കുന്നതിനും ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്നതിനും കോടിക്കണക്കിന് തടി വിദേശത്തുനിന്നും കൊണ്ടുവരേണ്ടിവരുന്നു
നമ്മുടെ വയലിന്റെ അതിരിൽ ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിതച്ചാൽ വീടിനും ഫർണിച്ചറിനും പ്രയോജനപ്പെടുത്താം
പതിനഞ്ചോ ഇരുപതോ വർഷം കഴിയുമ്പോൾ സർക്കാരിന്റെ അനുവാദത്തോടുകൂടി ഈ വൃക്ഷങ്ങൾ മുറിച്ചുവില്ക്കാൻ കഴിയും
ഇത് നിങ്ങളുടെ വരുമാനത്തിന്റെ പുതിയ ഒരു മാർഗ്ഗമായി മാറും
ഭാരതത്തിന് തടി ഇറക്കുമതിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം
കഴിഞ്ഞ ദിവസങ്ങളിൽ പല സംസ്ഥാനങ്ങളും ഇപ്പോഴത്തെ കാലാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് പല പരിപാടികളും ആവിഷ്ക്കരിച്ചു
ഭാരതസർക്കാർ ഒരു കാമ്പ നിയമം ഈയിടെ പാസ്സാക്കി
ഇതിലൂടെ വൃക്ഷം നടീലിന് ഏകദേശം നാല്പതിനായിരം കോടിയിൽ അധികം രൂപ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും
മഹാരാഷ്ട്ര സർക്കാർ ഈ വർഷം ജൂലൈ 1ന് സംസ്ഥാനത്തുടനീളം ഏകദേശം ഒന്നരരണ്ട് കോടി വൃക്ഷങ്ങൾ നട്ടു എന്നും അടുത്ത വർഷം മൂന്നുകോടി വൃക്ഷങ്ങൾ നടാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് എന്നും എന്നോട് പറഞ്ഞു
സർക്കാർ ഒരു ജനമുന്നേറ്റം നടത്തി
രാജസ്ഥാനിലെ മരുഭൂമിയിൽ ഒരു മഹത്തായ വനമഹോത്സവം നടത്തി
25 ലക്ഷം ചെടികൾ നടാനും തീരുമാനിച്ചു
രാജസ്ഥാനിൽ 25 ലക്ഷം ചെടികൾ നട്ടു പിടിപ്പിക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല
രാജസ്ഥാനിലെ മണ്ണിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇത് എത്ര ശ്രമകരമായ ജോലിയാണെന്ന് മനസ്സിലാകും
2029 ആകുമ്പോഴേയ്ക്കും തങ്ങളുടെ പച്ചപ്പ് 50 ശതമാനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ആന്ധ്രാപ്രദേശും എടുത്തിട്ടുണ്ട്
കേന്ദ്രസർക്കാരിന്റെ ഹരിത ഭാരത യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു
ഈ യജ്ഞത്തിന്റെ ചുമതല റെയിൽവേ ഏറ്റെടുത്തിട്ടുണ്ട്
ഗുജറാത്തിനും വനമഹോത്സവത്തിന്റെ ഉജ്ജ്വലമായ ഒരു പാരമ്പര്യംതന്നെയുണ്ട്
ഈ വർഷം ഗുജറാത്ത് മാവ് വനം ഏകതാ വനം രക്തസാക്ഷി വനം തുടങ്ങിയ പല പേരുകളും വനമഹോത്സവത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുവാനുള്ള യജ്ഞം നടത്തിയിട്ടുണ്ട്
എല്ലാ സംസ്ഥാനങ്ങളെയും എടുത്തുപറയാൻ എനിക്ക് കഴിയില്ലെങ്കിലും എല്ലാപേരും ആശംസ അർഹിക്കുന്നുണ്ട്
എന്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരേ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിയ്ക്ക് ദക്ഷിണാഫ്രിക്ക സന്ദർശിക്കാൻ അവസരം ലഭിച്ചു
ഇത് അവിടേയ്ക്ക് എന്റെ ആദ്യ യാത്രയായിരുന്നു
വിദേശ യാത്രകളിൽ നയതന്ത്രം വ്യാപാരം തുടങ്ങിയ കാര്യങ്ങളുണ്ട്
സുരക്ഷയെക്കുറിച്ച് ചർച്ചകൾവരും
ധാരാളം മോ ഉണ്ടാകാറുണ്ട്
ഇതൊക്കെ വേണ്ടതുതന്നെയാണ്
പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണാഫ്രിക്കൻ യാത്ര ഒരു തീർത്ഥയാത്രതന്നെയായിരുന്നു
ദക്ഷിണാഫ്രിക്കയെക്കുറിച്ചോർക്കുമ്പോൾ മഹാത്മാഗാന്ധിയേയും നെൽസൺ മണ്ഡേലയെയും ഓർക്കുക സ്വാഭാവികമാണ്
ലോകത്ത് അഹിംസ സ്നേഹം ക്ഷമ എന്നീ വാക്കുകൾ കേൾക്കുമ്പോൾതന്നെ നമ്മുടെ മുന്നിൽ തെളിയുന്നത് മഹാത്മാഗാന്ധിയുടെയും നെൽസൺമണ്ഡേലയുടെയും മുഖമാണ്
എന്റെ ദക്ഷിണാഫ്രിക്ക സന്ദർശനവേളയിൽ ഞാൻ ഫീനിക്സ് സെറ്റിൽമെന്റ് ൽ പോയിരുന്നു മഹാത്മാഗാന്ധിയുടെ വാസസ്ഥാനം സർവ്വോദയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്
എനിയ്ക്ക് മഹാത്മാഗാന്ധി യാത്ര ചെയ്ത ട്രെയിനിൽ പീറ്റർ മാരിട്സ്ബർഗ് സ്റ്റേഷനിൽനിന്നും യാത്ര ചെയ്യാനുള്ള സൌഭാഗ്യം ലഭിച്ചു
ആ സംഭവമാണ് ഒരു മോഹൻദാസിനെ മഹാത്മാഗാന്ധിയാക്കുവാനുള്ള വിത്ത് പാകിയത്
തങ്ങളുടെ യുവത്വം മുഴുവനും സമൂഹത്തിൽ സമത്വത്തിനും സമാനമായ അവസരത്തിനും വേണ്ടി ഹോമിച്ച പല മഹാന്മാരേയും കണ്ടുമുട്ടുവാനുള്ള അവസരം എനിയ്ക്ക് ഇപ്രാവശ്യം ലഭിച്ചു എന്ന കാര്യവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു
നെൽസൺ മണ്ടേലയ്ക്കൊപ്പം തോളോടുതോൾ ചേർന്ന് യുദ്ധം ചെയ്ത് 2022 വർഷംവീതം അദ്ദേഹത്തോടൊപ്പം ജയിലുകളിൽ ജീവിതം ചിലവിട്ടവരായിരുന്നു അവർ
ഇങ്ങനെ തങ്ങളുടെ യുവത്വം മുഴുവൻ ഹോമിച്ചു
നെൽസൺമണ്ടേലയുടെ അടുത്ത സുഹൃത്ത് ശ്രീമാൻ അഹമ്മദ് കഥാടാ ശ്രീമാൻ ലാലു ചീബ ശ്രീമാൻ ജോർജ്ജ് ബേസോസ് റോണി കാസിരിൽസ് എന്നീ മഹാന്മാരെ കാണാനുള്ള സൌഭാഗ്യമാണ് എനിയ്ക്ക് ലഭിച്ചത്
ഭാരതത്തിൽ വേരുകൾ ഉള്ളവർ അവിടുത്തുകാരായി മാറി
തങ്ങൾ ആരുടെയിടയിലാണോ ജീവിക്കുന്നത് അവർക്കുവേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ തയ്യാറായി
എത്ര വലിയ ശക്തിയാണ് അവർ സ്വന്തമാക്കിയത്
ഞാൻ അവരോട് സംസാരിക്കുകയായിരുന്നു ജയിലിലെ അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയായിരുന്നു
അവർക്ക് ആരോടും വിദ്വേഷമോ പരുഷഭാവമോ ഇല്ലായിരുന്നു
ഇത്രയും വലിയ തപസ്സിനുശേഷവും അവരുടെ മുഖത്ത് നേടുക സ്വന്തമാക്കുക ആകുക തുടങ്ങിയ ഭാവങ്ങൾ എങ്ങും കാണാൻ കഴിഞ്ഞില്ല
കർത്തവ്യ മനോഭാവം അതായത് ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കർത്തവ്യത്തിന്റെ ലക്ഷണം അതിന്റെ സാക്ഷാൽ ആൾരൂപമാണ് ഞാൻ അവരിൽ കണ്ടത്
ആ കൂടിക്കാഴ്ച എന്നും എന്നും എന്നെന്നും എന്റെ മനസ്സിൽ തങ്ങിനിൽക്കും
സമത്വവും സമാനവുമായ അവസരവും ഏതൊരു സമൂഹത്തിനും സർക്കാരിനും ഇതിൽ കവിഞ്ഞൊരു മന്ത്രം ഇല്ലതന്നെ
സമഭാവവും മമഭാവവും ഇതുതന്നെയാണ്
നമ്മെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് നയിക്കുന്ന വഴികൾ
നാമെല്ലാം മെച്ചപ്പെട്ട ഒരു ജീവിതം കാംക്ഷിക്കുന്നു
കുട്ടികളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്നു
ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഭിന്നമായിരിക്കും
മുൻഗണന ക്രമങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും എന്നാൽ മാർഗ്ഗം ഒന്നുതന്നെയായിരിക്കും
ആ മാർഗ്ഗമാണ് വികസനത്തിന്റെ സമത്വത്തിന്റെ തുല്യമായ അവസരത്തിന്റെ സമഭാവത്തിന്റെ മമഭാവത്തിന്റെ മാർഗ്ഗം
ദക്ഷിണാഫ്രിക്കയിൽപോലും നമ്മുടെ ജീവിതത്തിന്റെ മൂലമന്ത്രങ്ങളെ ജീവിതത്തിൽ പകർത്തി ജീവിച്ച് കാണിച്ച ഈ ഭാരതീയരിൽ നമുക്ക് അഭിമാനിക്കാം
എന്റെ പ്രീയപ്പെട്ട ദേശവാസികളെ എനിക്ക് സന്ദേശം നൽകിയ ശില്പി വർമ്മയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു
അവരുടെ ചിന്ത വളരെ സ്വാഭാവികം തന്നെ
അവർ എന്നോട് ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു
ബാംഗ്ലൂരിൽ നിന്ന് ശിൽപി വർമ്മയാണ് സംസാരിക്കുന്നത്
ഒരു സ്ത്രീ ഫ്രോഡായ ഒരു ചീറ്റ് മെയിലിൽ വഞ്ചിക്കപ്പെട്ട് 11 ലക്ഷം രൂപ തുലച്ചു കളഞ്ഞു
പിന്നീട് അവർ ആത്മഹത്യ ചെയ്തതുമായ വാർത്ത ഞാൻ ഒരു ലേഖനത്തിൽ വായിച്ചു
ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് അവരുടെ കുടംബത്തോട് വലിയ സങ്കടം തോന്നുന്നു
ഇങ്ങനെയുളള ചീറ്റ് ഫ്രോഡ് മെയിൽ നെ സംബന്ധിച്ച താങ്കളുടെ അഭിപ്രായം എന്തെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്
നമ്മുടെ മൊബൈൽ ഫോണിലും ഇമെയിലും മറ്റും ചില പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുളള കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ
നിങ്ങൾ ഇത്രയും തുക തന്നിട്ട് ഇത്രയും രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു
നിങ്ങൾ ഇത്രയും തന്നിട്ട് ഇത്രയും തുക കൈപ്പറ്റി കൊളളുക എന്നിട്ട് ചിലർ പണത്തിന്റെ മഹാവലയത്തിൽ അകപ്പെട്ട് പോകുന്നു
ഇങ്ങനെ ടെക്നോളജിയുടെ സഹായത്തോടെ കൊളളയടിക്കുന്ന ഒരു പുതിയ പ്രവണത ലോകമെമ്പാടും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്
അങ്ങനെ സാങ്കേതികത വലിയ പങ്ക് ഏറ്റെടുത്തിരിക്കുന്നതിനാൽ അത് ദുരുപയോഗം ചെയ്യുന്നവരും രംഗത്തു വരും
സർവ്വീസിൽ നിന്നും വിരമിച്ച ഒരാൾക്ക് തന്റെ മകളുടെ വിവാഹം നടത്തുകയും വീട് വയ്ക്കുകയും ചെയ്യണമായിരുന്നു
ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു എസ്എംഎസ് വന്നു
അതിൽ വിദേശത്തു നിന്ന് അദ്ദേഹത്തിന് വിലപിടിപ്പുളള ഒരു ഉപഹാരം ലഭിച്ചിട്ടുണ്ടെന്നും അത് ലഭിക്കാനായി കസ്റ്റംസ് തീരുവ ഇനത്തിൽ രണ്ട് ലക്ഷം രൂപ ഒരു ബാങ്കിൽ അടയ്ക്കണമെന്നും പറഞ്ഞിരുന്നു
ഈ മാന്യദ്ദേഹം ഒന്നുമാലോചിക്കാതെയും മനസ്സിലാക്കാതെയും തന്റെ ജീവിതകാലം മുഴുവനും ഉളള പരിശ്രമത്തിൽ നിന്ന് സമാഹരിച്ച സമ്പാദ്യത്തിൽ നിന്നും 2 ലക്ഷം രൂപയെടുത്ത് ആ അജ്ഞാത വ്യക്തിയ്ക്ക് അയച്ചു കൊടുത്തു
അതും എസ്എംഎസ് വഴിയായി തന്നെ
അല്പനിമിഷങ്ങൾക്കുളളിൽ തന്നെ അദ്ദേഹത്തിന് എല്ലാം കൈവിട്ടു പോയെന്ന് മനസ്സിലായി
നിങ്ങളും ചിലപ്പോഴെല്ലാം ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവും
അവർ അത്രയും കേമമായ രീതിയിൽ ആയിരിക്കും കഥെയഴുതുന്നത്
കണ്ടാൽ തോന്നും സത്യസന്ധമായ കത്താണെന്ന്
ഏതെങ്കിലും വ്യാജമായ ലെറ്റർ പാഡ് ഉണ്ടാക്കി കത്തയക്കും
താങ്കളുടെ ക്രഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിവ കൈക്കലാക്കും
എന്നിട്ട് സാങ്കേതിക സഹായത്തോടെ നിങ്ങളുടെ അക്കൌണ്ട് കാലിയാക്കും
പുതിയ രീതിയിലുളള തട്ടിപ്പാണ്
ഇത് ഡിജിറ്റൽ തട്ടിപ്പാണ്
ഈ മോഹ വലയത്തിൽപ്പെടാതെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുളളത്
കരുതിയിരിക്കണം മാത്രവുമല്ല ഇങ്ങനെയുളള തട്ടിപ്പുകൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉറ്റവരും സുഹൃത്തുകളുമായും ഇത് പങ്ക് വച്ച് അവരെയും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ കരുതിയിരിക്കാനും മുന്നറിയിപ്പും നൽകണം
ശില്പി വർമ്മ ഒരു നല്ല കാര്യമാണ് എന്റെ ശ്രദ്ധയിൽപെടുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു
ഇങ്ങനെയുളള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകണം
എന്നാൽ നിങ്ങൾ അത് അത്ര ഗൌരവമായി കാണുന്നില്ലായിരിക്കാം
എന്നാൽ ഞാൻ കരുതുന്നത് ഗൌരവമായി കാണേണ്ട ആവശ്യമുണ്ടെന്നാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ഈ ദിവസങ്ങളിൽ പാർലമെന്റ് സമ്മേളനം നടന്നു കൊണ്ടിരിക്കുകയാണ്
പാർലമെന്റ് സമ്മേളനത്തിനിടെ എനിക്ക് രാജ്യത്തെ അനേകം ആൾക്കാരുമായി കണ്ടുമുട്ടുന്നതിനുളള അവസരവും ലഭിക്കുന്നുണ്ട്
നമ്മുടെ പാർലമെന്റ് അംഗങ്ങളും അവരുടെ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാരെ കൂടെകൊണ്ട് വരികയും കൂടികാണാനും സംസാരിക്കാനും അവരവരുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ അവസരമുണ്ടാക്കുകയും ചെയ്യാറുണ്ട്
എന്നാൽ ഈ ആടുത്തിടെ എനിക്ക് വളരെ ആനന്ദകരമായ ഒരു അനുഭവമുണ്ടായി
അലിഗഡിൽ നിന്ന് ഏതാനും വിദ്യാർത്ഥികൾ എന്റെ അടുത്തുവന്നു
ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ ഉത്സാഹഭരിതരായിരുന്നു
ഒരു വലിയ ആൽബവുമായിട്ടാണ് അവർ വന്നത്
അവരുടെ മുഖത്ത് സന്തോഷം നിഴലിച്ചിരുന്നു
അലീഗഡിൽ നിന്നുള്ള നമ്മുടെ പാർലമെന്റ് അംഗമാണ് അവരെ കൂട്ടികൊണ്ട് വന്നത്
അവർ എന്നെ ചിത്രങ്ങൾ കാണിച്ചു
അവർ അലീഗഡ് റെയിൽവേ സ്റ്റേഷന്റെ സൌന്ദര്യവത്ക്കരണം നടത്തിയിരുന്നു
സ്റ്റേഷനിൽ കലാപരമായ പെയിന്റിംഗ് നടത്തിയിരുന്നു
ഇത് മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിൽ ചപ്പ് ചവറുകൾക്കിടയിൽ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പികളും എണ്ണപാത്രങ്ങളും എല്ലാം ശേഖരിച്ച് അതിൽ മണ്ണ് നിറച്ച് ചെടികൾ നട്ട് അവർ വെർട്ടിക്കൽ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നു
എന്നിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഒരു വശത്ത് പ്ലാസ്റ്റിക് കുപ്പികളിൽ ഈ വെർട്ടിക്കൽ ഗാർഡൻ നിർമ്മിച്ച് അതിന് ഒരു പുതിയ ഭാവവും നൽകിയിരിക്കുന്നു
നിങ്ങളും എപ്പോഴെങ്കിലും അലീഗഡിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും സ്റ്റേഷൻ ഒന്ന് കണ്ടിരിക്കണം
ഭാരതത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും എനിക്ക് വാർത്തകൾ വരുന്നുണ്ട്
തദ്ദേശീയരായ ജനങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ ചുവരുകളിൽ അതത് പ്രദേശത്തിന്റെ മുഖമുദ്ര അവരുടെ കലാരൂപങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്
ഒരു തരത്തിലുള്ള പുതുമ അനുഭവപ്പെടുന്നുണ്ട്
പൊതുജന സഹകരണത്തോടെ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ട് വരാം എന്നുളളതിന്റെ ഉദാഹരണങ്ങളാണ് ഇവ
രാജ്യത്ത് ഈ തരത്തിലുളള പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ
അലിഗഡിലെ എന്റെ സുഹൃത്തുകൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ വർഷകാലത്തോടെപ്പം നമ്മുടെ രാജ്യത്ത് ഉത്സവങ്ങളുടെ കാലവും വന്നെത്തിയിരിക്കുന്നു
ഇനിവരുന്ന നാളുകളിൽ എല്ലായിടത്തും മേളകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ടാവും
ക്ഷേത്രങ്ങളിലും പൂജാസ്ഥലങ്ങളിലുമെല്ലാം ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്നുണ്ടാവും
നിങ്ങളും വീട്ടിലും വീട്ടിന് പുറത്തും ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാവും
രക്ഷാബന്ധൻ നമ്മുടെ രാജ്യത്തെ ഒരു വിശേഷപ്പെട്ട ആഘോഷമാണ്
കഴിഞ്ഞ വർഷത്തിലേതുപോലെ ഈ വർഷവും രക്ഷാബന്ധൻ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഇൻഷ്വറൻസ് പദ്ധതി അഥവാ ജീവൻ ജ്യോതി ബീമായോജന ഇൻഷ്വറൻസ് പദ്ധതി സമ്മാനിക്കാനാകില്ലേ
ചിന്തിച്ച് നോക്കൂ സഹോദരിയ്ക്ക് അവളുടെ ജീവിതത്തിന് സുരക്ഷ നൽകുന്ന ഒരു സമ്മാനം നൽകിക്കൂടെ ഇത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ആഹാരം പാചകം ചെയ്യുന്ന സ്ത്രീകളുണ്ടാവും
നമ്മുടെ വീട്ടിൽ ശുചീകരണം നടത്തുന്ന ഏതെങ്കിലും സ്ത്രീ ഉണ്ടാവും
അവൾ ഏതെങ്കിലും ദരിദ്രയായ അമ്മയുടെ മകളായിരിക്കും
ഈ രക്ഷാബന്ധൻ ആഘോഷവേളയിൽ നിങ്ങൾക്ക് അവർക്ക് സുരക്ഷാ ബീമാ യോജന അഥവാ ജ്യോതി ബീമായോജന സമ്മാനമായി നൽകാവുന്നതാണ്
ഇത് തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതി
ഇത് തന്നെയാണ് രക്ഷാബന്ധൻ എന്നതിന്റെ ശരിയായ അർത്ഥവും
പ്രിയപ്പെട്ട ദേശവാസികളെ നമ്മളിൽ ധാരാളം പേർ സ്വാതന്ത്യാനന്തര കാലത്ത് ജനിച്ചവരാണ്
ഞാനാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്
ആഗസ്റ്റ് 8 നാണ് ക്വിറ്റ് ഇന്ത്യാ പ്രസ്ഥാനം തുടങ്ങിയത്
ഭാരതം വിട്ടു പോകൂ തുടങ്ങിയിട്ട് 75 വർഷം തികയുന്നു
ആഗസ്റ്റ് 15 ന് സ്വാതന്ത്യം ലഭിച്ചിട്ട് 70 വർഷം തികയുന്നു
നാം സ്വാതന്ത്ര്യത്തിന്റെ സുഖം അനുഭവിക്കുന്നവരാണ്
സ്വതന്ത്ര പൌരർ എന്ന് അഭിമാനിക്കുന്നവരുമാണ്
എന്നാൽ ഈ സ്വാതന്ത്ര്യം നേടിതന്ന പോരാളികളെ സ്മരിക്കാനുളള അവസരമാണിത്
ക്വിറ്റ് ഇന്ത്യാ പ്രസ്ഥാനത്തിന്റെ എഴുപത്തിയഞ്ചാം വർഷം അഥവാ സ്വാതന്ത്ര്യത്തിന്റെ എഴുപതാം വർഷം നമുക്ക് പുതിയ പ്രേരണയും പ്രചോദനവും നൽകുന്നതാണ്
നമ്മിൽ പുതിയ ഉണർവ്വും ഉത്സാഹവും ജനിപ്പിക്കും
രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനുളള ദൃഡനിശ്ചയം കൈക്കൊളളാൻ അവസരം നൽകുന്നതാകാം
രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യസമര പോരാളികളുടെ ആവേശത്തിൽ മുഴുകട്ടെ
എമ്പാടും സ്വാതന്ത്ര്യത്തിന്റെ നറുമണം ഒരിക്കൽകൂടി പ്രസരിക്കട്ടെ
നമുക്കെല്ലാം ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാം
എന്നിട്ട് സ്വാതന്ത്ര്യദിനാഘോഷം ഒരു സർക്കാർ പരിപാടി അല്ലാതെ അത് രാജ്യങ്ങളുടെ ജനങ്ങളുടെ പരിപാടിയായി മാറണം
ദീപാവലിയെപ്പോലെ നമ്മുടെ സ്വന്തം ആഘോഷമാകണം
നിങ്ങളും ദേശസ്നേഹത്തിൽ ദേശഭക്തിയിൽ നിന്നും പ്രചോദനം ഉൾകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
അതിന്റെ ചിത്രങ്ങൾ നരേന്ദ്രമോദി ആപ്പിൽ തീർച്ചയായും അയച്ചുതരിക
നാട്ടിൽ അതിന്റേതായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക
പ്രിയപ്പെട്ട ദേശവാസികളെ ആഗസ്റ്റ് 15 ന് ചുവപ്പ്കോട്ടയിൽ നിന്നും എനിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുവാനുളള സൌഭാഗ്യം ലഭിക്കും
ഇത് ഒരു പാരമ്പര്യമാണ്
നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉണ്ടാകും
നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും നിങ്ങളുടെ മനസ്സിലെ ആ കാര്യങ്ങളും അത്ര തന്നെ തീഷ്ണതയോടെ ചുവപ്പ്കോട്ടയിൽ നിന്ന് അവതരിപ്പിക്കപ്പെടണമെന്ന്
നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ പ്രധാന സേവകൻ എന്ന നിലയിൽ ചുവപ്പ്കോട്ടയിൽ നിന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്
നിങ്ങൾ തീർച്ചയായും അത് എനിക്ക് എഴുതി അയച്ചു തരിക
പുതിയ നിർദ്ദേശങ്ങൾ തരിക ഉപദേശങ്ങൾ തരിക പുതിയ ആശയങ്ങൾ നൽകുക
ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ വാക്കുകൾ ജനങ്ങളിൽ ദേശവാസികളിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ്
ചുവപ്പുകോട്ടയിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെതായിരിക്കണമെന്ന് ഞാനാഗ്രഹിക്കുന്നില്ല
ചുവപ്പുകോട്ടയിൽനിന്നും പറയുന്ന കാര്യങ്ങൾ അത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുടെ കാര്യങ്ങൾ ആയിരിക്കണം
നിങ്ങൾ തീർച്ചയായും എന്തെങ്കിലും കുറച്ച് എനിക്ക് എഴുതി അയക്കുക
നരേന്ദ്രമോദി ആപ്പ് എന്ന വെബ് സൈറ്റിൽ നിങ്ങൾക്ക് അത് അയക്കാം
മൈ ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റിലും അയച്ചുതരാവുന്നതാണ്
പിന്നെ ഇക്കാലത്ത് സാങ്കേതികതയുടെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അനായാസം കാര്യങ്ങൾ എന്നിൽവരെ എത്തിക്കാൻ തക്ക പാകത്തിൽ സുഗമമാണ്
ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വരൂ സ്വാതന്ത്ര്യസമരസേനാനികളുടെ പുണ്യസ്മരണക്കുമുന്നിൽ ശിരസു നമിക്കാം
ഭാരതത്തിനുവേണ്ടി ജീവിതം സമർപ്പിച്ച മഹാപുരുഷന്മാരെ സ്മരിക്കാം
എന്നിട്ട് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ദൃഡനിശ്ചയം ചെയ്ത് മുന്നോട്ട് പോകാം
വളരെ വളരെയധികം ശുഭാശംസകൾ
വളരെ വളരെയധികം നന്ദി